ഒരു നെല്ലിക്ക വലിപ്പത്തിൽ, വെളിച്ചെണ്ണ രണ്ട് tablespoon, കടുക് ഒരു teaspoon, വറ്റൽ മുളക് മൂന്നെണ്ണം, ചെറിയ ഉള്ളി അഞ്ചണ്ണം, കറിവേപ്പില രണ്ട് ഇതൾ വെള്ളം ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. തയ്യാറാക്കുന്ന വിധം പരിപ്പ് കഴുകിയ ശേഷം കുറഞ്ഞത് ഇരുപത് minute കുതിർത്തുവെക്കുക. പച്ചക്കറികൾ നന്നായി കഴുകിയെടുക്കുക. മുരിങ്ങക്കായ രണ്ട്‌ inch നീളത്തിലും മറ്റു പച്ചക്കറികൾ ഇടത്തരം കഷണങ്ങളായും മുറിക്കുക. പച്ചമുളക് നീളത്തിൽ കീറുകയും, ചെറിയ ഉള്ളി ചെറുതായി അരിയുകയും ചെയ്യുക. pressure cooker ൽ പരിപ്പും, പച്ചക്കറികളും, മഞ്ഞൾ പൊടിയും, സാമ്പാർ പൊടി ഒരു teaspoon മാത്രം ഉപ്പും, ആവശ്യത്തിന് വെള്ളവുമൊഴിച്ച് പച്ചക്കറികൾ മുങ്ങിക്കിടക്കുവാൻ പാകത്തിന് വെള്ളം ചേർത്ത് വേവിക്കുക. ഒരു whistle അടിക്കുമ്പോൾ തീയണക്കുക. ഏകദേശം പത്തു minute കഴിയുമ്പോൾ pressure കളഞ്ഞെടുക്കുക. വാളൻപുളിയും അര cup വെള്ളത്തിൽ അഞ്ചു minute നേരം കുതിർത്ത് പിഴിഞ്ഞെടുക്കുക. ബാക്കിയുള്ള സാമ്പാര്‍ പൊടിയും രണ്ട്‌ tablespoon കാ~ tablespoon സാമ്പാർ പൊടിയും, കായവും ഒരു pan ഇട്ട് ഇളക്കി ചൂടാക്കുക. cooker തുറന്ന് പുളിവെള്ളവും, കായവും, സാമ്പാർ പൊടിയും ചേർത്ത് രണ്ട് minute നേരം തിളപ്പിക്കുക. ഉപ്പു നോക്കി കുറവുണ്ടെങ്കിൽ ചേർക്കുക. ഒരു pan ൽ എണ്ണ ചൂടാക്കി കടുകിട്ട് ഒരു pan ൽ എണ്ണ ചൂടാക്കി കടുകിട്ട് പൊട്ടുമ്പോൾ ചെറിയ ഉള്ളി, വറ്റൽ മുളക്, കറിവേപ്പില എന്നിവ മൂപ്പിച്ച് സാമ്പാറിൽ ചേർക്കുക. പച്ചക്കറികൾ ലഭ്യത അനുസരിച്ച് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്നതാണ്. സവാളക്ക് പകരം ചെറിയ ഉള്ളി പത്തെണ്ണം ചേർത്താൽ കൂടുതൽ രുചികരം ആയിരിക്കും. സാമ്പാർ പൊടി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി അര tablespoon, കാശ്മീരി മുളകുപൊടി അര tablespoon, മഞ്ഞൾപൊടി ഒരു നുള്ള്. കായപൊടി മുക്കാൽ teaspoon, ഉലുവാപ്പൊടി ഒരു നുള്ള്, ജീരകപ്പൊടി അര teaspoon എന്നിവ യോജിപ്പിച്ച് സാമ്പാർ പൊടി ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്

തയ്യാറാക്കുന്ന വിധം, അടി കട്ടിയുള്ള ഉരുളിയിൽ നെയ്യൊഴിച്ച് ചൂടാക്കി പാൽ ഇരട്ടി വെള്ളം ചേർത്ത് തുടർച്ചയായി ഇളക്കി തിളപ്പിക്കുക. പാൽ തിളച്ചു തൂവാതെ വെള്ളം വറ്റിച്ചു രണ്ട് liter ആക്കുക, അതിലേക്ക് ഉണക്കലരി കഴുകിയത് ഇട്ട് വീണ്ടും ഇളക്കുക. അരി വെന്തു വരുമ്പോൾ പഞ്ചസാര ചേർത്ത് ഇളക്കുക പാൽ നാ~ നറുനെയ്യിന്‍ടെ നിറമാവുമ്പോൾ തീ കെടുത്തുക. നന്നായി തണുക്കുമ്പോൾ വീണ്ടും ഇളകിയാൽ പാകത്തിന് കൊഴുപ്പ് ഉണ്ടാവും. പായസം എന്തായാലും മലയാളികൾ ഇഷ്ടപ്പെടുന്നവരാണ്. സദ്യക്ക് പായസം ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ്. സ്വാദിഷ്ടമായ പാൽപ്പായസം എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് മനസ്സിലായല്ലോ.

എന്നെനിക്കറിയാം നമ്മുക്കാരംഭിക്കാം മലയാളം class ഒരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുക്ക് പുതിയ മാറിയ ഒരു question ൻറെ pattern നാണ് ഏർ section അതിലുണ്ട് ഏതൊക്കെയാണ് A section നും B section നും അതിൽ A section എന്ന് പറയുന്നത് മുഴുവനും focus area യെയും B section എന്ന് പറയുന്നത് out of focus area യുമാണ്

നിങ്ങൾ നാളെ പരീക്ഷ എഴുതാൻ തയ്യാറെടുത്ത് നിൽക്കുയാണു വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മുക്ക് എന്ത് ചെയ്യാം മലയാളം എങ്ങനെ എഴുതണം എ എന്തൊക്കെയാണ് ഏതൊക്കെ പാഠത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായി വരുന്ന ചോദ്യങ്ങൾ അതിൻറെ ഉത്തരം നമ്മുക്ക് എങ്ങനെ എഴുതാം അതെല്ലാം നമ്മുക്ക് മനസ്സിലാകാം അപ്പോ നമ്മുക്ക് തുടങ്ങാംലെ okay നമ്മൾ ഒന്നാമത്തെ unit ലേക്ക് നമ്മൾ കടക്കുയാണെ നമ്മൾടെ ആദ്യത്തെ unit focus area ലെ ഒന്നാമത്തെ unit ഏതാണ് കാലാതീതം കാവ്യവിസ്മയം എന്താണ് എസ് കാലാതീതം കാവ്യവിസ്മയം എന്ന് പറഞ്ഞാല് കാലത്തിന് അതീതമായ കാവ്യങ്ങൾ അല്ലെ ഈ ലോകത്ത് ഓരോരോ കാലഘട്ടത്തിലും ഇഷ്ടംപോലെ കൃതികൾ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ കവികളും അവരുടെ പ്രധാന കൃതികളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ചിലതൊക്കെ എന്ത് ചെയ്യുന്നു ആ കാലഘട്ടത്തിൽ തന്നെ എല്ലാം നശിച്ചുപോവുന്നു എന്നാൽ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അത് നശിക്കാതെ അത് ഇന്നും പുതുമയോട് കൂടി വായാനാക്കാരുടെ മനാസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് കാലാതീതം കാവ്യവിസ്മയം എന്ന് പറയുന്ന unit ൻറെ സവിശേഷത അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ് ലക്ഷ്മണ എന്താണ് ലക്ഷ്മണ സ്വാന്തനം എന്ന് പറഞ്ഞാൽ ലക്ഷ്മണനെ സ്വാന്തനിപ്പിക്കൽ അപ്പോ ആരോ ഒന്ന് സ്വാന്തനിപ്പിക്കുന്നുണ്ട് അവിടെ ശ്രീരാമൻ നമുക്കറിയാം നമ്മൾ കുട്ടികാലം മുതലെ പലപ്പോഴും കേട്ട കഥകളാണ് അല്ലെ ഉം അപ്പോൾ ഈ ലക്ഷ്മണ സാന്ത്വനം ആരാണ് എഴുതിയത് അറിയോ നമ്മുക്കറിയാം നമ്മുടെ ഭാഷാപിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പുരാതന കവിത്രയം എന്നറിയപ്പെടുന്നതത്തിൽ രണ്ടാമത്തേതെന്ന് പറയപ്പെടുന്ന എഴുത്തച്ഛൻ എഴുത്തച്ഛൻറെതാണ് ലക്ഷ്മണ സ്വാന്തനം അപ്പോൾ ഈ മലയാളഭാഷയുടെ പിതാവ് അപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ചെറുശ്ശേരിയും എഴുത്തച്ഛനും കുഞ്ചൻനമ്പ്യാരും മൂന്ന് കവികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മലയാളഭാഷയുടെ പിതാവ് എന്ന് എഴുത്തച്ഛനെ വിളിച്ചത് അല്ലെ നിങ്ങൾക്കറിയാം എന്താണ് മണിപ്രവാളം എന്ന് പറയുന്നൊരു ഭാഷാരീതി നമ്മുക്ക് കൊണ്ടുതന്നു എഴുത്തച്ഛൻ അല്ലെ ഉം എങ്ങനെയാണ് അത് ചെണ്ടമേയനോ അല്ലെങ്കിൽ കൊടുന്തമേയനോ ഒന്നും വലിയ പ്രാധാന്യം നൽകാതെ ഇരുകൈവഴികളായി പോയിരുന്ന ഭാഷയെ അല്ലെ പലരീതികളായി കൊണ്ടുപോയവരെ ഒന്നാക്കിമാറ്റുകയാണ് ചെയ്തത് പല ഭാഗങ്ങളിലൂടെ പോവുന്ന അരുവികൾ ഒന്നാക്കി മാറ്റുംപ്പോൾ അവിടെ എന്തൊരു ദൃഢത എന്തൊരു ശക്തിയുണ്ടാവും അതുതന്നെയാണ് എഴുത്തച്ഛൻ മലയാളഭാഷയോടും ചെയ്തത് മലയാളത്തിൽ അൻപത്തി ഒന്ന് അക്ഷരമാല സമ്മാനിച്ചു അല്ലെ കുട്ടികൾക്ക് പഠിക്കാൻ ചെറു രചനകൾ രചിച്ചു അദ്ദേഹം ആരാധ്യനാലയങ്ങളോടോപ്പോം പള്ളികൂടങ്ങൾ സ്ഥാപിച്ചു അതുപോലെ തന്നെ നിലത്തെഴുത്ത് സമ്പ്രദായം കൊണ്ട് വന്നു ഇതെല്ലം മറ്റു കവികളിൽ നിന്ന് എഴുത്തച്ഛനെ വ്യത്യസ്തനാക്കി അതുകൊണ്ട് തന്നെ എഴുത്തച്ഛൻ മലയാളഭാഷയുടെ പിതാവായി മാറുന്നു ഇന്നും എന്നും എപ്പോഴും എഴുത്തച്ഛൻ എന്താണ് മലയാളഭാഷയുടെ പിതാവ് തന്നെയാണ് അപ്പോൾ എഴുത്തച്ഛൻറെ ലക്ഷ്മണനെ ഇവിടെ സാന്ത്വനിപ്പിക്കുന്ന ആ ഒരു ഭാഗം ലക്ഷ്മണ സാന്ത്വനം അല്ലെ അപ്പോൾ നമ്മൾ ആദ്യം ആ കഥ എന്താണെന്ന് നോക്കണം എന്നാലേ നമ്മുക്ക് മനസ്സിലാവുള്ളു എന്തിനാണ് ഇത് സാന്ത്വനിപ്പിക്കുന്നത് എന്തായിരുന്നു രാമനും ലക്ഷ്മണനും അവിടെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ നോകാം അയോധ്യയിലെ രാജാവായ ദശരഥൻ തൻ്റെ മകൻ ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു ഇതറിഞ്ഞ ദശരഥൻറെ മറ്റൊരു പത്നിയായ കൈകേയി തനിക്ക് ദശരഥ മഹാരാജാവ് വാഗ്ദാനം ചെയ്ത വരം ചോദിച്ചു അദ്ദേഹത്തെ സമീപിച്ചു തൻ്റെ മകൻ ഭരതനെ യുവരാജാവാകണമെന്നും രാമനെ പതിന്നാല് വര്ഷം വനവാസത്തിന് അയക്കണമെന്നും ആവശ്യപ്പെട്ടു ഗത്യന്തരമില്ലാതെ കൈകേയിക്ക് നൽകിയ വാക് പാലിക്കാൻ ദശരഥ മഹാരാജാവ് തീരുമാനിച്ചു ഒരച്ഛൻറെ നിസ്സഹായതയാണ് നമ്മൾ അതിൽ കാണുന്നത് ദശരഥ മഹാരാജാവിൻറെ ഇതറിഞ്ഞ അത്യധികം കോപിഷ്ഠനായ ലക്ഷ്മണൻ

ലക്ഷ്മണന് ബോധ്യപെടുത്തിക്കൊടുക്കുന്നു ഇവിടെ രാമൻ സാദാരണ മനുഷ്യനാണ് ദൈവികമായ രീതിയിലല്ല സാദാരണകാരനായിട്ടാണ് നമ്മൾ ഇവിടെ ശ്രീരാമനെ കാണുന്നത് രാമൻ വളരെ സമചിത്തയോട് കൂടി ലക്ഷ്മണനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ആ ഒരു ഭാഗമാണ് ഇന്ന് നമ്മുക്ക് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും പത്താം class ൽ മലയാളത്തിലെ ഒന്നാമത്തെ പാഠമായിട്ട് പഠിക്കാനുള്ളത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കും കോപം അടക്കുക അല്ലെ കോപം എന്ന് പറയുന്നത് ബാക്കി എല്ലാ എല്ലാത്തരത്തിലുള്ള വികാരങ്ങളിലും ഏറ്റവും മോശപെട്ടതാണ് അത് അടക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു message ആണ് പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുക്ക് ഇവിടെ പഠിക്കാൻ തന്ന ലക്ഷ്മണ സ്വാന്തനം ഇനി എങ്ങനെയാണ്‌ കുപിതനായ ലക്ഷ്മണനെ സമചിത്തനാക്കിയത്

വത്സരാദ്യം വെടിഞ്ഞു എന്നുദ്‌വാകുകൾ എത്ര മനോഹരമായിട്ടാണ് അവിടെ പറയുന്നത് അല്ലെ വത്സാ സൗമിത്രേ കുമാരാ എന്ന് പറഞ്ഞു കൊണ്ടാണ്

സൗമിത്രേ സുമിത്രയുടെ മകനെ അല്ലെ അമ്മയുടെ പേര് പറയുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും അവിടെ ആ അമ്മയുടെ മുഖം മനസ്സിലേക്ക് വരുംപ്പോൾ എത്ര കുപിതനും ഒന്ന് ശാന്തരാകും ആ idea തന്നെയാണ് രാമൻ ഇവിടെയും ഉപയോഗിച്ചത് പിന്നെയോ കുമാരാ അല്ലെ എൻെറ ഏറ്റവും പ്രിയപ്പെട്ട അനുജാ നീ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആ ഒരു അഭിസംബോധനയിലൂടെയാണ്‌ രാമൻ ലക്ഷ്മണനെ കൊണ്ടുപോവുന്നത് ഈ സംബോധനകളിൽ എന്തുണ്ട് പ്രത്യേകമായിട്ട് നോക്കുക സ്നേഹവും വാലെവാത്സല്യവും അടങ്ങി ഇരിക്കുന്നു സ്നേഹവും വാത്സല്യവും അടങ്ങിയ ഈ സംബോധനയിൽ രാമൻെറ ലക്ഷ്മണൻെറ ചെറിയൊരു ദേഷ്യം ഇല്ലാതായി മാറുന്നു കോപാന്ധനായ ലക്ഷ്മണന് സമചിത്തനാക്കുന്നു അവിടെ നോക്കണം സ്നേഹവും വാത്സല്യവും പിന്നീടോ വത്സാ എന്ന വിളിയും സുമിത്രേ എന്ന ബഹുമാന്യയായ അമ്മയുടെ മകനെ എന്ന ധ്വനിയും ലക്ഷ്മണനെ സ്വന്തനാകാൻ പാരി എന്താണതവിടെ പരിയാപ്തമാണ്‌

തൻ്റെ വാക്കുകൾ കേൾക്കണമെന്ന് ശ്രീരാമൻ ഉപദേശിക്കുന്നു വളരെ മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെയാണ് ലക്ഷ്മണനെ സമചിത്തനാകുന്നുന്നത് അപ്പോൾ ലക്ഷ്മണനെ സമചിത്തനാകാൻ വേണ്ടിയിട്ട് മനഃശാസ്ത്രപരമായ ഒരു സമീപനം ഇവിടെ രാമൻ ഉപയോഗിച്ചിരിക്കുന്നു പിന്നെ ആ കാവ്യാഭാഗത്തുള്ള പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്ക് നമ്മുക്ക് പോകാം വെറുതെ കവിത വായിച്ചു അത് വിശദീകരിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് അതിലേറ്റവും പ്രധനപ്പെട്ട ഓരോ ഭാഗത്തുള്ള പ്രധാന ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് കാരണം നാളെയാണ് exam അല്ലെ

എന്നിവയെല്ലാം ക്ഷണികമാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം ക്ഷണികമാണ് പെട്ടെന്ന് നശിക്കുന്നതാണ് അല്ലെ കുട്ടികളെ നിങ്ങൾ അതൊന്നു നോക്കിക്കേ ഒരു ദിവസം വേണ്ടിവന്നോ നമ്മുടെ പല കാര്യങ്ങളവിടെ മാറിമാറിയാൻ വേണ്ടിയിട്ട് അല്ലെ ഒരു സുനാമി വരുമ്പോയോ ഒരു വെള്ളംപൊക്കം വരുമ്പോളോ എന്തിന് COVID വരുമ്പോൾ പോലും ഒരു ദിവസം മതി നമ്മുടെ ജീവിതം ആകെ മാറിമറിയാൻ വേണ്ടിയിട്ട് അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് ഈ കാണുന്ന ലോകങ്ങളും ധനധാന്യങ്ങളും സുഖഭോഗങ്ങളും എല്ലാം എന്താണ് ക്ഷണികമാണ് എല്ലാ സുഖങ്ങളും മിന്നൽ പോലെ ക്ഷണികമാണ് ക്ഷണപ്രഭ ചഞ്ചലം ക്ഷണപ്രഭ മിന്നൽ മിന്നൽ പോലെ ഇളകുന്നതാണ് വളരെ പെട്ടെന്നു അസ്തമിക്കുന്നതാണ് സുഖഭോഗങ്ങൾ തേടിപരക്കം പായുന്ന മനുഷ്യന് കുടുംബജീവിതവും ആയുസ്സും തന്നെ അസ്ഥിരമാണ് നമ്മൾ എങ്ങോട്ടോ ഉള്ള ഒരു യാത്രയാണല്ലേ നമ്മൾ തിരക്കിട്ട് ഓടുകയാണ് ഈ ലോകത്തിൽ ഒന്നിന്നും സമയമില്ല ഒന്നിനും സമയമില്ല നമ്മുക്ക് ആ ഒരു ഓട്ടത്തിൽ എന്ത് ചെയ്യുന്നു സുഖങ്ങൾ തേടി പരക്കംപായുകയാണ് നമ്മുക്ക് ഒന്നിന്നും നമ്മുക്ക് എന്താണ് നമ്മൾ ഒരു സംതൃപ്‌തരല്ല നമ്മുക്ക് എന്തൊക്കെയോ ആവശ്യങ്ങൾ ഉണ്ട് ഏറ്റവും നല്ല ഭക്ഷണം എ സുഖം ആ സുഖത്തിൻെറ മാരകമായ ഒരു ലഹരിയിലാണ് നമ്മൾ

ഇതാണ് ഈ കാര്യങ്ങൾ ഓരോന്നു പറഞ്ഞുകൊടുക്കുമ്പോൾ എന്തിനെ നീ വാൾ ഊരിപിടിച്ചത് എന്നുള്ളൊരു ചോദ്യം രാമൻറ്റെത്ത് അതിൽ വരുന്നുണ്ട് വീണ്ടും ലക്ഷ്മണനെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഉപദേശിക്കുന്നുണ്ട് എന്താണെന്ന് ദേഹാഭിമാനമാണ് അഹങ്കാരത്തിനും അതിൻെറ ഫലമായി ഉണ്ടാകുന്ന സകല ദുഃഖങ്ങൾക്കും കാരണം അല്ലെ ദേഹം നിമിത്തം അഹംബുദ്ധികൾ കൊണ്ടും ദേഹം കൊണ്ട് അഹങ്കാരം ഉണ്ടാവുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ആ അഹങ്കാരം എല്ലാ ദുഃഖങ്ങൾക്കും കാരണമാകുന്നു പിന്നെ ശരീരത്തിൻറെ പേരുള്ള അഹങ്കാരത്തിന് കാരണം

ഞാൻ ആത്മാവാണ് എന്ന ശരിയായ ചിന്തയുണ്ടാകുന്നത് അറിവില്ലായ്മയിലൂടെയാണ് അല്ലെ അറിവിലൂടെയാണ് ഞാൻ ആത്മാവാണ് ഞാൻ ദേഹമല്ല എൻെറ പ്രവർത്തികൾക്കാണ് അവിടെ പ്രാധാന്യം എൻെറ ശരീരത്തിനല്ല നോക്കു ലോകജീവിത ദുഃഖങ്ങൾക്ക് കാരണം എന്താണ് അറിവില്ലായ്മയാണ് ക്രോധം സർവ്വനാശത്തിന് കാരണമാകുന്നു എല്ലാ നാശങ്ങൾക്കും കാരണമാണ് ഏതു ദേഷ്യം എന്ന് പറയുന്നത് വിവേകികൾ ക്രോധം ഉപേക്ഷിക്കണം ദേഷ്യം ഉപേക്ഷിക്കണം എല്ലാ ദുഃങ്ങളിലിൽ നിന്നും മോചനമേകുന്നത് വിദ്യാഭ്യാസമാണ് ഏകാന്ത ചേതസഃ അല്ലെ ഏകാന്തതയോടുകൂടിയുള്ള ആ ഒരു വിദ്യാഭ്യാസം അതാണ് നമ്മുക്ക് വേണ്ടത് എങ്കിൽ മാത്രമേ അവിടെ മുക്തി കിട്ടുകയുള്ളു എന്ന് രാമൻ ലക്ഷ്മണനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് അല്ലെ ദേഷ്യം ഒന്നിനും പരിഹാരമല്ല എല്ലാറ്റിനും എന്താന്ന് ക്രോധം അടക്കണം ഏകാന്തതയോടു കൂടി വിദ്യാഭ്യാസം ചെയ്യണം ഈ കാണുന്നതൊന്നും സത്യമല്ല മിന്നൽ പോലെ ക്ഷണപ്രഭഭമാണ് എന്ന് പറയുന്നു അല്ലെ അതേപോലെ തന്നെ എന്താ പറയുന്നത് ആ ചുട്ടുപഴുത്ത ഇരുമ്പിൽ ഒരു തുള്ളി വെള്ളം പോ വീഴുന്നത് പോലെയാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ അപ്പോൾ അങ്ങനെയാണ് മാനുഷയജീവിതം അത് വളരെ പെട്ടെന്ന് നശിച്ചുപോകും അതേപോലെ തന്നെ പാമ്പിൻെറ വായിൽ അകപ്പെട്ട തവളയെ പോലെയാണ്

മനസ്സിലായ്യോ ജീവിതം മനുഷ്യന് ഇത്രയൊക്കെയുള്ളൂ ഉള്ളകാലഘട്ടങ്ങളിൽ മനുഷ്യൻ സ്നേഹിച്ചും പരസ്പരം എന്താണ് ആ ആ ഒരു പരസ്പര പൂരകങ്ങളായി സ്നേഹിച്ച് കൊണ്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ആ ഒരു ഏർ concept ആരുകൊണ്ടുവരുന്നു ലക്ഷ്മണന് ലക്ഷ്മണനോട് പറയുന്ന വിധത്തിൽ ശ്രീരാമൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അവിടെ ഉള്ള ആ വരികൾ നോക്കിക്കേ എഴുത്തച്ഛൻെറ ഈ പാഠത്തിലെ സാദൃശ്യ കല്പനകളുടെ സവിശേഷത ഇനി അടുത്തത് അതാണ് എഴുത്തച്ഛൻെറ സാദൃശ്യ കല്പനകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണത് വന്യ സന്തപ്ത ലോഹ സാംപു ബിന്ദുനാം സന്നിഭം മർത്യജൻ വംശനാ ഭംഗുരം അല്ലെ നോക്കിക്കേ എന്താണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതെഴുതുമ്പോൾ ആദ്യം ഒരു നാല് mark ൻറെ ആണെങ്കിൽ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കുപിതനായ ലക്ഷ്മണനെ സ്വാന്തനിപ്പിക്കാൻ ശ്രീരാമൻ നല്കുന്ന ഉപദേശമാണ് ഇതെന്ന് എഴുതാം അതുപോലെ തന്നെ എഴുത്തച്ഛൻെറ ഈ കൃതികളുടെ പ്രത്യേകതകൾ അതിലേക്ക് ഹും എടുക്കാം നിത്യജീവിതത്തിലെ ഉദാഹരണങ്ങളാണ് എഴുത്തച്ഛൻ ഇതിലേക്ക് ചേർത്തതെന്ന് എഴുതാം അഗ്നിയിൽ ചുട്ടുപഴുത്ത ലോഹത്തിൻെറ എന്താണ് ആ ചുട്ടുപഴുത്ത ലോഹം അല്ലെ ആ നമ്മുക്കറിയും ചുട്ടുപഴുത്ത ലോഹം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് അതിലൊരു വെള്ളത്തുള്ളി വീണാൽ എന്താണ് സംഭവിക്കുക എന്നും നമുക്കറിയാം അങ്ങനെ സാദാരണകാരന് പരിചയമായുള്ള ബിംബങ്ങളാണ് എഴുത്തച്ഛൻ കൊണ്ടുവരുന്നത് ക്ഷണഭങ്കുരമായ മർത്യാ ജീവിതത്തെ ചുട്ടുപഴുത്ത ലോഹത്തിലുള്ള ജലഗണത്തിനോട് ഉപമിക്കുകയാണ് അതെങ്ങനെയാണോ ഇല്ലാതായി പോവുന്നത് അതുപോലെയാണ് ഇവിടെ എഴുത്തച്ഛൻ എന്ത് പറയുന്നത് നമ്മുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ എന്തിനാണ് ഇത് മനുഷ്യൻെറ ജീവിതത്തിന്റെ ക്ഷണികത അല്ലെ ഇത്രേയുള്ളൂ എന്ന് കാണിച്ചതാരികയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താണ് ഇത് മനസ്സിലാക്കുമ്പോൾ ഏതൊരാൾക്കും ബോധ്യപ്പെടും നമ്മുക്ക് പോലും ബോധ്യപ്പെടും ഇത്രയൊക്കെ ഉള്ളു ജീവിതം അതുകൊണ്ട് ഉള്ള സമയത്ത് നല്ല എന്താണ് നല്ലൊരു ജീവിതത്തോട് കൂടി കോപത്തെ കളഞ്ഞ് മുൻപൊട്ടേക്ക് പോകണം എന്നുള്ളൊരു ലക്ഷ്യം നമ്മുടെ മനസ്സിലേക്കും തോന്നും നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ദേഷ്യത്തിൽ മനുഷ്യൻ എന്തൊക്കെയോ ചെയ്തുകൂട്ടുകയാണ് എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ ചെയ്തുകൂട്ടുന്ന ആ കാര്യങ്ങളൊക്കെ പതിനാറാം നൂറ്റാണ്ടിൽ എന്താണ് എഴുത്തച്ഛൻ നമ്മുക്ക് എഴുതിത്തന്നിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ജീവിതമെന്നുള്ളത് ഇനി ഇനിയും സാദ്ര്യശ്യ കല്പനകൽ ഇതിൽ വരുന്നുണ്ട് ഭോഗങ്ങൾ എല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാമയുസ്സുമോർക്കു നീ അല്ലെ ഭോഗങ്ങൾ സുഖങ്ങൾ ലൗകിക സുഖങ്ങൾ എന്താ ഈ ലൗകിക സുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സുഖങ്ങൾ ഇതൊക്കെ മിന്നൽ പിണർ പോലെയാണ് വളരെപ്പെട്ടെന്ന് ഇല്ലാതായിപ്പോവും അതുപോലെ തന്നെയാണ് നമ്മുടെ ആയുസ്സും വളരെ പെട്ടെന്ന് ഇല്ലാതായിപ്പോവും അതുപോലെത്തന്നെ ചശ്രുശ്രവണകൾ എതമാം ധർധുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതു പോലെ കാലഹിനപരി ഗ്രതമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു എത്ര മനോഹരമായ വരികളാണ് അല്ലെ നോക്കു ചശ്രുഷവണൻ ആരാണത് പാമ്പ് പാമ്പിൻെറ വായിൽ അകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെയാണ് കാലാഹിനാ പരിഗ്രസ്ഥം കാലത്താൽ വിഴുങ്ങപ്പെട്ട ലോകം പാമ്പിന്റെ വായിലകപ്പെട്ട തവളയോട് ഉപമിക്കുകയാണ് ഏതു കാലത്തിൻെറ വിഴുങ്ങപ്പെട്ട അല്ലെ കാലമാകുന്ന പാമ്പിനാൽ വിഴുങ്ങപ്പെട്ട ഈ ലോകം

എന്നിട്ടും അത് ഭക്ഷണം തേടി നടക്കുന്നത് പോലെയാണ് ഈ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഈ സുഖത്തിൻെറ വായിൽ അകപ്പെട്ട മനുഷ്യരും ഇത്പോലെ തന്നെയാണ് നാളെ ഈ ആയുസ്സ് ഒടുങ്ങും എന്ന് അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇതൊക്കെ എന്താണ് ഇതിലുള്ള സാദൃശ്യ കല്പനകളാണ് നിങ്ങൾ അതിൽ ശ്രദ്ധിക്കണം നോക്കു കാല ആലോ കണ്ടോ രണ്ടാമത്തേ അക്ഷരൊക്കെ ഒരുപോലെ വരുന്നത് ദ്വിതിയക്ഷരപ്രാസം എന്ന് പറയും കേട്ടോ വരികളിൽ രണ്ടുവരികൾ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ അക്ഷരം ഒരുപോലെ വരുന്നത് ആദ്യാക്ഷര പ്രാസം രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരുന്നത് ദ്വിതിയക്ഷര പ്രാസം അതുപോലെ തന്നെ അവസാനത്തെ അക്ഷരം ഒരുപോലെ വരുമ്പോൾ അന്ത്യാക്ഷര പ്രാസം ഇതൊക്കെ ഓരോന്നിൻറെയും എന്താണ് കാവ്യപരമായ പ്രത്യേകതകളാണ് കാവ്യപരമായ പ്രത്യേകതകൾ ചോദിച്ചാൽ ആ വരികളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ എഴുതാൻ ഇനി നമ്മുക്ക് നോക്കാം ദേഷ്യം കൊണ്ട് മനുഷ്യൻ ചെയ്തുകൂട്ടുന്നത് അതിനെ കുറിച്ച് എഴുത്തച്ഛൻ പറയുന്നുണ്ട് എന്താണ് ചെയ്യുന്നത് കോപം ധർമ്മക്ഷയത്തിനും കൊടിയ പാപങ്ങൾ ചെയ്യുന്നതിനും അതുവഴി ഒടുങ്ങാത്ത ദുഃഖങ്ങൾക്കും കാരണമാകുന്നു ശരിയല്ലേ ദേഷ്യം കൊണ്ട് എന്തൊക്കെയാ നമ്മൾ ചെയ്യുന്നത് പാപം ചെയ്യുന്നു ഒടുങ്ങാത്ത ദുഃഖങ്ങൾക്ക് കാരണമാകുന്നു എന്തൊക്കെ ചെയ്യുന്നു ഇതിലൂടെ മാതൃ പിതൃ ധാതൃ മിതൃ സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നു ദൂപുമാൻ ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കു മാതാവിനെ പിതാവിനെ ധാത്രാവിനെ അല്ലെ മിത്രത്തെ സഖി അപ്പോൾ അച്ഛൻ അമ്മ സഹോദരൻ കൂട്ടുകാരൻ കൂട്ടുകാരി സഖി അല്ലെ ഇവരെയൊക്കെ കോപം കൊണ്ട് ഹനിച്ചുകളയുകയാണ് കൊന്നുകളയുകയാണ് ചെയ്യുന്നത് കോപമാകുന്നത് വിത്തെന്നറിയണം പാപമാകുന്ന മരാമരത്തിന്നിടും അല്ലെ ഈ രണ്ട് വരികൾ അവിടെ തന്നിട്ടുണ്ട് എന്താണ് ഈ രണ്ടു വരികളും തമ്മിലുള്ള ആശയം എന്ന് നോക്കാം എഴുത്തച്ഛൻെറത്ത് നോക്കു ഈ എന്താണ് അതിൻെറ ആശയം രണ്ടിൻെറയും ആശയം എന്താണ് കോപം എന്ന് പറയുന്ന ആ വിത്താണ് അല്ലെ കോപം കൊണ്ട് നമ്മുക്ക് വരാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് അതിൽ പറയുന്നത് എന്തൊക്കെയാണ് ആശയങ്ങളുടെ സാമ്യം എന്ന് നോക്കു രണ്ടിൻെറയും അടിസ്ഥാനം കോപമാണ് രണ്ടും മനുഷ്യനെ എന്തിലേക്കാണ് പാപം ചെയ്യുന്നതിലേക്കാണ് കൊണ്ടുപോകുന്നത് അതിന് ശേഷം എന്ത് ചെയ്യണം നിങ്ങളുടെ നിഗമനങ്ങൾ എന്താണ് അതെഴുതണം അപ്പോൾ നാല് mark ൻറെ ചോദ്യങ്ങൾ വരുംപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആദ്യം ഒരു introduction കൊടുക്ക കൊടുക്കണം ഏതു പാഠമാണ് ഇതിൽ നിന്നാണ് എടുത്തത് ആരാണ് എഴുതിയത് എന്നൊക്കെ എഴുതിയതിന് ശേഷം അതിൽ എന്താണ് ആ കണ്ടത് എന്താണ് അവിടെ ചോദിച്ചത് അതിൻെറ ഉത്തരം എഴുതുക ഒരു നാലോ അഞ്ചോ വരികളിൽ എഴുതിയതിന് ശേഷം ഈ ഈ കാലഘട്ടവുമായിട്ട് അതിനെ ഒന്ന് കൂട്ടിയോജിപ്പിക്കുക അപ്പോൾ ഏകദേശം ഒരു അര മുക്കാൽ പുറത്തോളം ഭാഗമുണ്ടാവും വൃത്തിയായിട്ട് എഴുതുക paragraph ആയിട്ട് എഴുതുക ഇങ്ങനെയൊക്കെ എഴുതുന്നപ്പോൾ എന്താകാൻ പാട്ടും നമ്മുക്ക് A plus അല്ലെ വാങ്ങേണ്ടത് A plus വാങ്ങണം അതിന് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എല്ലാവര്ക്കും ഈ videoshare ചെയ്തു കൊടുക്കണം എല്ലാവരും video കാണട്ടെ നമുക്കെല്ലാവർക്കും മലയത്തിന് A plus ഉണ്ടായിരിക്കണം ആളല്ലേ ആ നോക്കു ക്രോധം വരുത്തിവെക്കുന്ന വിനകളെ കുറിച്ചന് ആദ്യ ഈരടിയിൽ എഴുത്തച്ഛൻ പറയുന്നത് ജൻമം നല്കിയവരെയും കൂടപ്പിറപ്പുകളെയും കൂട്ടുകാരെയും പോലും നശിപ്പിക്കാൻ ക്രോധത്തിന് അടിമപെട്ടവർ മടിക്കാറില്ല വ്യക്തികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ മുതൽ ലോകയുദ്ധങ്ങൾ വരെ ഉണ്ടാകുന്നതിൻെറ കാരണവും മറ്റൊന്നല്ല കോപം സർവ്വനാശമാണ് അല്ലെ ഒരു മനുഷ്യൻെറ മനസ്സിൽ ഉണ്ടാക്കുന്നതല്ലേ ഒരു യുദ്ധമായി പരിണമിക്കുന്നത് ലോകം മുഴുവൻ കൊടിയ യുദ്ധം വരുത്തിവെക്കുന്നു നാലാം ലോകമഹായുദ്ധവും മൂന്നാം ലോകമഹായുദ്ധവും നമ്മൾ ഇപ്പോൾ എന്താക്കുന്നു സ്വപ്നം കാണുകയാണ് ഒരിക്കൽ ഐൻസ്റ്റീൻ പറഞ്ഞിരുന്നു ഇനി വെള്ളത്തിന് വേണ്ടിയിട്ടുള്ളത് യുദ്ധമാണെന്നല്ലേ എ ഇവിടെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് നാളെ ആരൊക്കെ ആരൊക്കെ കീഴടക്കും എന്ന് നമ്മുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണ് കോപമാണ്

പാപമാകുന്ന മരാമരാതിന്നിടോ അപ്പോൾ ഇവിടെ കോപം എന്ന് പറയുന്നത് പാപത്തിൻെറ വിത്താണ് അവിടെ ചെറിയ വിത്തുകളിൽ നിന്ന് വൻ വൻമരം ഉണ്ടാകുന്നത് പോലെ ഇവിടെ ജീവിതത്തെ ജീവിതമാകുന്ന എ ഒരു വന്മരത്തെ ഇല്ലാതാക്കുന്നത് കോപം എന്ന് പറയുന്ന വിത്താണ് അപ്പോൾ ഇതുപോലുള്ള വരികൾ തമ്മിൽ താര്യതമ്യപ്പെടുത്താൻ ഒരുപക്ഷെ വരും ഇനി ഇത് നോക്കു ശ്രീരാമൻ ലക്ഷ്മണന് നൽകിയ ഈ ഉപദേശം ഈ കാലത്തും പ്രസക്തമാണ് അല്ലെ ഈ കാലഘട്ടത്തിലും പ്രസക്തമാണ് ഈ കാലഘട്ടവുമായിട്ട് നിങ്ങൾ ബന്ധിപ്പിക്കണം അപ്പോൾ അഞ്ചു score ന്റെ ഉപന്യാസം എഴുതാനുള്ള ഈ ചോദ്യത്തിൻെറ ഉത്തരത്തിൽ എന്ത് ചെയ്യാം നമ്മുക്ക് ഇതുപോലെ ഉള്ളവയൊക്കെയായിട്ട് ബന്ധപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാം ഇനി ഈ അഞ്ചു mark ൻറെ ഉത്തരങ്ങൾ ഉണ്ടാവുന്നപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഞ്ചു mark ൻറെ ചോദ്യത്തിന് നല്ലൊരു ശീർഷകം കൊടുത്ത്തുകൊണ്ട് വേണം മനസ്സിലായോ ഈ എഴുത്തച്ഛനെ കുറിച്ചാണെങ്കിൽ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട നല്ലൊരു ശീർഷകം കൊടുക്കുക paragraph ആകുക കാരണം അതൊരു ചെറിയ ഉപന്യാസമാണ് അഞ്ചു mark ന്റെതാണ് മനസ്സിലായോ അപ്പോൾ അത് നമ്മുക്ക് എപ്പോഴും focus area ൽ നിന്ന് മാത്രമേ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുള്ളു തീർച്ചയായിട്ടും ഇതിൽ നിന്ന് എഴുത്തച്ഛൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു ബിംബം അല്ലെ എഴുത്തച്ഛൻ എന്നൊരു കവി ആ കവി ശ്രീരാമനിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ലക്ഷ്മണന് പറഞ്ഞുകൊടുക്കുന്നത് അത് തീർച്ചയായിട്ടും പരീക്ഷക്ക് വരും അതിൻെറ ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം പാഠഭാഗങ്ങൾ അത് തീർച്ചയായിട്ടും ഒന്ന് കൂടെ വായിച്ചു നോക്കുക വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാരണം വിദ്യയും അവിദ്യയും ഒക്കെ അതിൽ പറയുന്നുണ്ട് അല്ലെ ഉം അപ്പോൾ സംസാരകാരിണിയായതവിദ്യയും സംസാരനാശിനിയായതുവിദ്യയും സംസാരത്തിന് കാരണമാകുന്നത് എ എന്താണ് അ വിദ്യയാണ് സംസാരകാരിണിയായത്‌ അല്ലെ ഈ ലൗകിക സുഖങ്ങൾക്ക് കാരണമാകുന്നത് അവിദ്യയാണ്‌ എന്നാലോ സംസാരത്തെ നശിപ്പിക്കുന്നത് ഉം ആരാണ് അ വിദ്യയാണ് കേട്ടോ അപ്പോൾ വിദ്യ എന്ന് പറയുന്നത് പലപ്പോഴും ആത്മാവാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിനെ കൂടുതൽ എന്ത് ചെയ്യുന്നു ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് വിദ്യ അവിദ്യ എന്ന് പറയുമ്പോൾ എന്താണ് ചിന്തിക്കാൻ നമ്മുക്ക് പറ്റുന്നില്ല നമ്മൾ എന്ത് ചെയ്യുന്നു ശരീരം കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് അത് അപ്പോൾ വിദ്യയും അവിദ്യയും തമ്മിലുള്ള വ്യത്യാസം അവിടെ മനസ്സിലാക്കണം ഇനി ഈ പാഠഭാഗത്തുള്ളത് നോക്കു ക്ഷണപ്രഭാ ചഞ്ചലം വിഗ്രഹിക്കാനൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ക്ഷണപ്രഭ പോലെ ചഞ്ചലം കാലാഹി കാലമാകുന്ന അഹി ആലയസംഗമം ആയലയത്തിലെ സംഗമം മാനസത്താര് മാനസമാകുന്ന താരു സൗമ്യഭാവം സൗമ്യമായ ഭാവം കാഹളശബ്ദം കാഹളത്തിൻെറ ശബ്ദം അപ്പോൾ ഇതുപോലെ ഉള്ള വിഗ്രഹങ്ങൾ വിഗ്രഹരൂപങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നാമത്തെ unit ൽ രണ്ടാമത്തെ പാഠഭാഗത്ത് പോവുകയാണെ രണ്ടാമത്തെ പാഠഭാഗത്തേക്ക് പോകുന്നു ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നാമത്തെ പാഠഭാഗം ഏകദേശം പൂർത്തിയായി അതിൽ ഏർ എങ്ങനെയൊക്കെയാണ് ജീവിതത്തെ ഉപമിച്ചിരിക്കുന്നത് അതിൻെറ കൂടെ ഒരുകാര്യം നിങ്ങളോട് വിട്ടുപോയി എങ്ങനെയാണു ആ നമ്മുടെ കുടുംബജീവിതം എങ്ങനെയാണു താന്ത്രർ പെരുവഴി അമ്പലം തന്നിലെ കാന്ധരായി കൂടി വിയോഗം വരുംപ്പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയസംഗമം അപ്പോൾ വീട് വീട്ടിനകത്തുള്ള ജീവിതം എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ലോകമാകുന്ന ജീവിതം പാന്തർ പാന്തർ എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാർ വഴിയാത്രക്കാർ പലയിടങ്ങളിൽ നിന്ന് വന്നു സത്രത്തിൽ ഒന്നിച്ച് പിറ്റേന്ന് പിരിഞ്ഞുപോവുന്നത് പോലെയാണ് ഈ ലോകത്തിൽ നമ്മൾ വരുന്നു കുടുംബമായി താമസിക്കുന്നു നമ്മൾ പിരിഞ്ഞുപോവുന്നു നദ്യാമൊഴുകുന്ന കഷ്ടങ്ങൾ പോലെയും നദിയിൽ വീഴുന്ന മരത്തടികൾ അല്ലെ ഉണങ്ങിയ മരത്തടികൾ അവ എന്താകുന്നു അവ വീണ് ചുഴിയിൽ പെട്ട് പിന്നീട് നാനാലുഭാഗത്തേക്കും പോകുന്നത് പോലെ അതുപോലെയാണ് ആലയസംഗമം എന്ന് ഇവിടെ നമ്മുക്ക് പറഞ്ഞുതരികയാണ് എഴുത്തച്ഛൻ അപ്പോൾ ഈ ഒരു ഈ ഓരോരോ point റ്റുകളും എന്തുചെയ്യണം വൃത്തിയായിട്ട് നമ്മുക്ക് അതിൽ paragraph യിട്ട് നിങ്ങൾ എഴുതണം എന്നാൽ മാത്രമേ ആ പരീക്ഷക്കു നമ്മുക്ക് മുന്നോട്ടേക്ക് പോവാനും essay യായിട്ട് ഇത് എഴുതാനും ഉപന്യാസമായിട്ടൊക്കെ എഴുതാൻ സാധിക്കുകയുള്ളു ഇനി വീണ്ടും നമ്മുക്ക് അവസാനഭാഗത്തു ആ എന്താണ് മാതൃകാചോദ്യ paper രൊക്കെ എന്ത് ചെയ്യണം അതൊക്കെ ഒന്ന് discuss ചെയ്യണം അതിന് മുൻപ് ഓരോരോ പാഠഭാഗത്തെയും പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കാം ഇനി അടുത്തത് ഏതാണ് ഋതുയോഗമാണ് അല്ലെ ഋതുയോഗം നോക്ക് മഹാകവി കാളിദാസൻെറ വിശ്വോത്തരമായ അഭിജ്ഞാനശാകുന്തളം നാടകത്തിലെ ഏഴാം അംഗം നമ്മുക്ക് പഠിക്കാനുള്ളത് ഏഴാം ഭാഗമാണ് കേട്ടോ വിശ്വോത്തരമായ ആ ആ ഒരു കാളിദാസൻെറ അഭിജ്ഞാനശാകുന്തളം അല്ലെ അടയാളശാകുന്തളം എന്ന് പറയുന്ന അദ്ദേഹത്തിൻെറ മനോഹരമായിട്ടുള്ള ഒരു നാടകമുണ്ട് ആ നാടകത്തെ മലയാളത്തിലേക്ക് തർജുമ ചെയ്തത് ആരാണ് AR രാജരാജവർമ്മ ഹും അപ്പോൾ ആ ഒരു ശാകുന്തളത്തിലെ ഏഴാം ഭാഗമാണ് നമ്മുക്ക് പഠിക്കാനുള്ള ഋതുയോഗം ആ ഒരു ഭാഗം ആ നാടകത്തിലെ അവസാന ഭാഗവുമാണ് കേട്ടോ ഇനി നോകാം എന്ത് ഋതുയോഗം വസന്തആഗമനം ഉണ്ടാകുമ്പോൾ വസന്തം വരുമ്പോൾ പ്രകൃതിക്ക് ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും അല്ലെ പൊതുവെ എല്ലാത്തിനും സന്തോഷമായിരിക്കും പൂക്കളും പക്ഷികളും അല്ലെ മരങ്ങളും എല്ലാം പുഷ്പിച്ച്

ദുഷ്യന്തൻറെയും ശകുന്തളയുടെയും പുനഃസഗം സംഗമത്തിലൂടെ കാളിദാസൻ നമ്മെ ഓർമിപ്പിക്കുന്നു അപ്പോൾ എത്ര കാത്തിരുന്നാലും അവസാനം എന്ത് ചെയ്യുന്നു സന്തോഷമായിട്ടുള്ള ഒരുകൂടിച്ചേരൽ അത് ഇവിടെ ആര് കാണുന്നു കാളിദാസൻ കാണിച്ചുതരികയാണ് ചെയ്യുന്നത് ഈ പാഠഭാഗത്തിൻറെ ഈ ഒരു ചെറിയ സംഗ്രഹം കൂടി നമുക്ക് പറയാം അതിന് ശേഷം എന്തുചെയ്യണം അതിലെ പ്രധാനപ്പെട്ട വരികൾ ഏതൊക്കെയാണോ അതിലെ ശ്ലോകങ്ങൾ അതുംകൂടി നമ്മൾ എന്ത് ചെയ്യണം അതിൽ പറയണം നോക്കാം ദേവസരയുദ്ധത്തിൽ വിജയമായി തേരാളിയായ മാതലിയോടൊപ്പം മാറിപോവരുതേ മാതലിയോടൊപ്പം ഹസ്തിനപുരത്തിലേക്ക് തിരിച്ച് വരുന്ന വേളയിൽ മാരീചാശ്രമത്തിലെത്തിയ ദുഷ്യന്തൻ വീരബാലനായ സർവ്വധമനനെ കാണാൻ ഇടയാകുന്നു സിംഹകുട്ടിയുടെ വായപൊളിച്ച് പല്ല് എണ്ണിനോക്കുക്കുന്ന സർവ്വധമനനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ദുഷ്യന്തൻ കുട്ടിയുടെ കൈയിൽ നിന്ന് താഴെ വീണുപോയ അപരാചിത എന്ന് പറയുന്ന രക്ഷ അവനെ കെട്ടികൊടുക്കുന്നു തുടർന്ന് സർവ്വദമനനോടൊപ്പം ശകുന്തളയ്ക്ക് അണിയനായി നല്കുന്നു മുൻപ് മുദ്രമോതിരം തനിക്ക് ഉപകാരപ്പെടാതെ പോയതിനാൽ ശകുന്തള സ്നേഹപൂർവ്വം അത് നിരസിക്കുന്നു ദുർവ്വാസാവിൻറെ ശാപത്തിൻെറ ബലമായിട്ടാണെങ്കിലും താൻ മൂലം ശകുന്തളയ്ക്കുണ്ടായ അപമാനത്തിൻെറയും സങ്കടങ്ങളുടെയും പേരിൽ ദുഷ്യന്തൻ ശകുന്തളയുടെ കാൽക്കൽ വീണു മാപ്പിരക്കുന്നു നോക്കണേ ആ ഒരു കാലഘട്ടത്തിൽ കാരണം കാളിദാസൻ അല്ലെ കാളിദാസൻ ആ ഒരു കാലഘട്ടത്തിൽ ഒരു രാജാവിൻറെ ആശ്രിതനായ ഒരു കവിയായിരുന്നു എന്നിട്ടും ഇതിൽ എന്ത് അദ്ദേഹം കാണിക്കുന്നത് തൻ്റെ ഭാര്യയുടെ ശകുന്തളയുടെ മുൻപിൽ ഒരു രാജാവ് വീണു മാപ്പിരക്കുന്നു അപ്പോം ആ hello hello നമസ്കാരം നമസ്കാരം. എന്തൊക്കെ ഇണ്ട് വിശേഷം? നല്ല വിശേഷം. താങ്കൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? ആ നല്ല വിശേഷം. അങ്ങനെ പോകുന്നു. ഞാൻ ഇന്ന് വിളിച്ചത് ഒരു വിശേഷ സംസാരിക്കാനാണ്.

നമ്മുക്ക് corona യെ പറ്റി സംസാരിച്ചാലോ ആ അതിനെന്താ നമ്മുക്ക് corona യെപ്പറ്റി സംസാരിക്കാം.

ഏർ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വീട്ടിലെ പലർക്കും ഏർ രോഗങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ പൊറത്തെറങ്ങാൻ പറ്റാതെ തൊഴിലൊന്നും ചെയ്യാൻ പറ്റാതെ താങ്കളുടെ വീട്ടിലെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ ഈ രോഗം ബാധിച്ചിരുന്നോ ആ എന്റെ വീട്ടിലും രോഗം ബാധിച്ചിരുന്നു. എന്റെ ഉപ്പക്കായിരുന്നു ആദ്യം രോഗം ഉണ്ടായത്. ആ അതെ ല്ലേ. എങ്ങനെയാണ് ഏർ രോഗം ഇങ്ങള് തിരിച്ചറിഞ്ഞത് test ചെയ്തിട്ടൊക്കെ ആണോ ആ അതെ എന്റെ ഉപ്പ ഏർ പുറംസംസ്ഥാനത്ത്‌ നിന്ന് വരുന്നേ വഴി test ചെയ്തപ്പോഴാണ് corona യുണ്ടെന്ന് സ്ഥിരീകരിച്ചത്. ആ അതെ ല്ലേ. ആ എങ്ങനെ ഓ സമ്പർക്കം ഉണ്ടായിരുന്നോ അതോ ഉം ഉപ്പാക്ക് ഒറ്റക്കായിട്ട് അതോ ഒപ്പം വന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നോ. എങ്ങനെയായിരുന്നു ഏർ വന്നിരുന്നത് ഉപ്പ വന്നിട്ട് ഏർ എല്ലാവരുമായിട്ടാണ് അവിടത്തെ സുഹൃത്തുക്കളുമായിട്ടാണ് വന്നിരുന്നത്. പിന്നെ ഇവിടുന്നിള്ള രാത്രിയിൽ നിന്നാണെന്ന് തോനുന്നു സമ്പർക്കമുണ്ടായത്. ഉപ്പാനോടൊപ്പം വന്ന അധിക പേർക്കും രോഗമുണ്ടായിരുന്നു. താങ്കളുടെ അവിടെ ആർക്കേലും corona ബാധിച്ചിരുന്നോ ആ ഇവിടെയും തന്നെ എന്റെ ഉപ്പക്കും ഏർ ബാധിച്ചിരുന്നു. ഏർ താങ്കൾ പറഞ്ഞപോലെ തന്നെ ഏർ സം പുറം സംസ്ഥാനത്തിന് വന്നതായിരുന്നു. അങ്ങനെ സമ്പർക്കം വഴി ആണ് രോഗം ഏർ സ്ഥിരീകരിച്ചത്. ആ വരുന്ന വഴി തന്നെയാണ് test ചെയ്തത്. പിന്നെ ഒരു എട്ട് ദിവസത്തിനുള്ളിൽ ഒക്കെയാണ് ഏർ result വന്ന് അത് positive ആണ് എന്നൊക്കെ പറഞ്ഞത്. ആ അങ്ങനെ ആണ് ല്ലേ ആ അതെ. അഹ് പിന്നെ ഏർ എപ്പോഴാണ് നിങ്ങളെ ഏർ എന്താ വീട്ടിത്തന്നെയാണോ അതോ ചികിത്സ നടത്തിയിരുന്നത്. അതോ ആശുപത്രിയിലാണോ എവിടെയാണ് ഈ corona treatment ചെയ്തിരുന്നത്?

ആശുപത്രിയിലേക്ക് കൊണ്ടുപോകയാണ് ചെയ്തിരുന്നത്. ആ അങ്ങനെയാണ് അല്ലെ. ഇവിടെയും അങ്ങനെതന്നെ ആയിരുന്നു ആദ്യം വീട്ടിൽത്തന്നെ ആയിരുന്നു പിന്നെ positive ആണ് എന്ന് അറിഞ്ഞപ്പോൾ ഏർ ആരോഗ്യ വിദഗ്ദ്ധരോക്കെ വന്ന് ambulance ൽ കൊണ്ടുപോകയാണ് ചെയ്തിരുന്നത്. ഏർ ഇപ്പോ പിന്നെ ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ corona പറയപ്പെടുന്നുണ്ടോ അങ്ങനെ ഉണ്ടോ ന്ന്‌ ഇപ്പോളും ചില സ്ഥലങ്ങളിൽ കേട്ടു വരുന്നുണ്ട് എന്നാലും അത്രക്ക് പഴയ മാതിരി നല്ല ഉയർന്ന corona നിരക്കൊന്നും ഇപ്പോഴില്ല ഇപ്പോഴ് കൊറച്ച് എവിട ഏർ ചെലയിടത്ത് ഒരു ഒന്നോ രണ്ടോ case മാത്രമാണ് report ചെയ്തതിന് എന്നാലും അത് നമ്മൾ പേടിക്കണം ഒന്ന് രണ്ട് തന്നെയാണ് നമ്മളുടെ ഈ നാട്ടിൽ തൊടങ്ങിയത് ആദ്യമുതൽ ഇനി അത് പോലെ ഉണ്ടാകാതിരിക്കാൻ ഞമ്മൾ ഇപ്പോഴും പഴയപോലെ മുൻകരുതലുകൾ എടുക്കണ്ടത് അത്യാവശ്യമാണ്.

അതെ ഞമ്മൾ നമ്മൾ തന്നെ സൂക്ഷിച്ചാലുള്ളു നമ്മുടെ ഭാവി പരിപാടികളും ബാക്കിയെല്ലാം സുഖകരമായ രീതിയിൽ നടക്കുക. ആ അതെ പിന്നെ നിങ്ങൾക്ക് corona മൂലം എന്തൊക്കെ ഏർ നാശനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കാണ് അനുഭവിക്കേണ്ടി വന്നത് ആ കാലഘട്ടത്തിൽ എന്തൊക്കെ പ്രധിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്?

അങ്ങനെയാണ് എനിക്ക് ആ സമയത്തെ പഠിപ്പ് നഷ്ടപ്പെട്ടു പിന്നെ സാമ്പത്തിക പരമായിട്ട് ഏർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നു ആ അതെ അങ്ങനെത്തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസമൊന്നു നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കാതെ വന്നു ഏർ പിന്നെ online ആയിട്ടൊക്കെ ആയി class ഉകളൊക്കെ ഏർ വന്നു. അതുപോലെതന്നെ സാമ്പത്തികമായാണ് ഏറെ മനുഷ്യര് ഏർ ബുദ്ധിമുട്ടി ഏർ ബുദ്ധിമുട്ടി ഇരുന്നത് എന്ന് വേണം തന്നെ നമ്മുക്ക് പറയാനായിട്ട് അല്ലെ അതെ സാമ്പത്തികമായിട്ട് തന്നെയാണ് നമ്മുടെ ജനങ്ങളും സർക്കാരുമെല്ലാം ബുദ്ധിമുട്ടിയിരുന്നത് പിന്നെ നമ്മുടെ സർക്കാർ നമ്മുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതിനെപ്പറ്റി തങ്ങൾക്ക് എന്തെല്ലാം അറിയാം ആ അതെ അതെ നമ്മുടെ സർക്കാർ നമ്മളെ ആഹ് ആക്കാലത്ത് ഒരുപാട് സഹായിയിച്ചിട്ടുണ്ട്. നമ്മുക്ക് ഏർ ഭക്ഷ്യ kit ഉകളൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോല്ത്തന്നെ വളരെ അധികായിട്ടും നമ്മുക്ക് ഉപ ഉപകാരങ്ങളൊക്കെ സർക്കാർ ചെയ്ത തന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. ആരോഗ്യ മേഖലയായാലും മാറ്റ് മേഖലയായാലും നമ്മളെ വളരെ അധികം തന്നെ ഏർ ആ കാലത്ത് ആ പ്രധിസന്ധിയിൽ